അതെ എനിക്കും അങ്ങനെതന്നെ തോന്നുന്നത്. സർക്കാർ നമ്മുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത തന്നിട്ട് ration കടയിൽനിന്ന് kit പിന്നെ ആരോഗ്യ മേഖലെന്ന് സൗജന്യമായ ഏർ ചികിത്സയ്ക്കാനുള്ള മരുന്ന് അങ്ങനുള്ള പല കാര്യങ്ങളും നമ്മുക്ക് ചെയ്‌ത് തന്നിട്ടുണ്ട്. പിന്നീട് തൊടക്കകാലത്ത് നമ്മുക്ക് ഉപ്പ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ഇതിനെപറ്റി അറിഞ്ഞിരുന്നില്ല അതിനെപ്പറ്റി സർക്കാർ നമ്മുക്ക് ബോധവൽക്കരണ class ഉകൾ ഒക്കെ നടത്തിരുന്ന് അതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ആ അതെ നമ്മുക്ക് സർക്കാർ വളരെ അധികം ആഹ് ബോധവൽക്കരണ class ഉകളൊക്കെ ചെയ്തു തന്നിരുന്നു. അഹ് അതോടൊപ്പം ആരോഗ്യ മേഖലയും നമ്മുക്ക് ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ ചെയ്ത തന്നിരുന്നു. നമ്മൾ നമ്മളെത്തന്നെ സൂക്ഷിക്കുക അതുപോലെ ഏർ

പാലിക്കുക വൃത്തി ഏർ നമ്മള് നമ്മള ഒപ്പം തന്നെ വൃത്തിയായിട്ട് നടക്കുക അത്‌പോലെ നമ്മളിപ്പോ കൈകൾ കഴുകുക വൃത്തിയായി നടക്കുക ശുചിത്വം പാലിക്കുക പൊതു പരിസരങ്ങളിലൊന്നും ഏർ തുപ്പാതിരിക്കുക അങ്ങനെയൊക്കെ പല നിർദേശങ്ങളും നമ്മുടെ സർക്കാരുകളും ആരോഗ്യ വിധക്തരും ഏർ നമ്മുക്ക് തൽ നൽകിയിരുന്നു. ഏർ പിന്നെ താങ്കൾക്ക് എന്തൊക്കെയാണ് ഇതിനെപറ്റി പറയാനുള്ളത് പിന്നെ എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത് പറഞ്ഞ നമ്മുക്ക് ഇത് കൊണ്ട് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. കൊറേ നമ്മൾ വീട്ടിൽത്തന്നെ നിന്നത് കൊണ്ട് നമ്മുടെ family ഉമായിട്ട് കൊറച്ച് കാലം ഏർ അടുപ്പിച്ചിരിക്കാൻ പറ്റി പിന്നീട് ഏർ ഒരുപാട് ശുജീകരണ പ്രവർത്തികൾ നമ്മുക്ക് പടിഞ്ഞു mask ധരിക്കുക ഏർ കൈ കഴുകുക പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുക്ക് ഇതുകൊണ്ട് ഉപകാരപ്പെട്ടിട്ടും ഉണ്ട്. എന്നാൽ ഇതെല്ലാം നമ്മുക്കൊരു പരിധിവരെ ആണ് ഉപകാരപ്പെടുത്തിയിട്ടുള്ളത്. അധികം നമ്മുക്ക് ഉപദ്രവമാണ് ഈ corona എന്ന മഹാമാരി നമ്മുക്ക് നേടിയിട്ടുള്ളത്. താങ്കൾക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് ആ അതെയതെ ആഹ് മഹാമാരി നമ്മുക്ക് വളരെയധികം ഉപദ്രവകാരിയായിട്ട് തന്നെയാണ് ആ കാലഘട്ടത്തിൽ നിന്നിരുന്നത്. ഏർ പിന്നെ കുറച്ചു ഗുണവും ഉണ്ടായി താങ്കളിപ്പോ പറഞ്ഞത് പോലെത്തന്നെ നമ്മുടെ പല ഏർ family കളും അടുപ്പമില്ലാതെ വിദേശത്തും അങ്ങനെ ഒക്കെ ആയി നടക്കുക ആയിരുന്നു. ഈ corona വന്നതോട് കൂടെ വീട്ടിലിരുന്നപ്പോൾ പല ആഹ് കുടുംബങ്ങളും ഒന്നിക്കുകയും വ ഏർ അത് പോലെത്തന്നെ ഒരു സൗഹൃദം പാലിക്കുകയും ചെയ്യും ചെയ്തു. അതെ പോലെത്തന്നെ ആഹ് ഒരുപാട് പേരുടെ ജോലി നഷ്ടമാവുകയൊക്കെ ചെയ്തിരുന്നു ഈ കാലഘട്ടത്തിൽ. ഏർ പലർക്കും പ്രവാസിക പ്രത്യേകിച്ച് പ്രവാസികൾക്ക് നാട്ടിലെത്താൻ കഴിയാതിരിക്കുക വിദേശ രാജ്യങ്ങളിൽ തന്നെ

വളരെയധികം സാമ്പത്തിക നഷ്ടത്തിലായിരുന്നു. പിന്നീട് താങ്കൾ ഈ corona എന്ന രോഗത്തിന്റെ ഉത്ഭവം ത്തെപ്പറ്റി എന്തെങ്കിലും അറിയുമോ? ആ അതെ എനിക്ക് കുറച്ചൊക്കെ അറിയാം ഇത് ചൈനയിലെ വുഹാൻ എന്ന ഏർ സ്ഥലത്തുനിന്നാണ് ഇത് ആദ്യമായി ഉത്ഭവിച്ചത്. പീന്നീട് ഇത് ല് ലോകം മ് മെമ്പാടെയും ഇത് വ്യാപിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഏർ അ പിന്നെ ഇത് എല്ലാ സ്ഥലത്ത് നിന്ന് ഒരുപോലെ ആഹ് ജാതിമത ഭേതമന്യേ ഏർ തരംതിരിക്കാതെ എല്ലാവരെയും ഇത് ഒരുപോലെ ബാധിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ആഹ് ഇത് അത് തന്നെ കൂടുതൽ മരണത്തിലേക്കാണ് നയിച്ചിരുന്നത്. ആഹ് ഇതിനെപ്പറ്റി എന്താ നിങ്ങൾക്ക് അഹ് പറയണ്ടേ corona യുടെ മരണനിരക്കിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് corona മരണനിരക്ക് ന്ന് പറഞ്ഞത് പെട്ടന്ന് അധികരിക്കയാണ് നമ്മുടെ നാടുകളിലെല്ലാം ചെയ്തിരുന്നത്. ഒരു ദിവസം ഒന്ന് ആയിരുന്നെങ്കിൽ പിന്നീടത് ഇരട്ടിയെരട്ടി ആയി വർധിക്കുയാണ് ചെയ്തിരുന്നത്. ഏർ ഒ നമ്മൾ പ് ഓ ഏർ ആഹ് തിമിരം അസുഖങ്ങളുള്ളവർക്കെല്ലാം അത് ബാധിച്ചാൽ അവർ പെട്ടന്ന് മരണപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഒരുപാട് പ്രായം ഉള്ളവരും ഏർ കുട്ടികളും ഒരുപാട് ആളുകളും ഈ corona മൂലം മരണപ്പെട്ടിട്ടുണ്ട്. തങ്ങൾക്കെന്താണ് ഏർ corona നെ പറ്റി പിന്നീടറിയാവുന്നത്? ആഹ് എനിക്കറിയാവുന്നത് ഇത് ഏർ പ്രായം ഭേദമന്യേ എല്ലാവരിലേക്കും ഒരേപോലെ വ്യാപിക്കാവുന്ന ഒരു ഏർ virus ആയിരുന്നു. അപ്പൊ ഇത് കു വളരെയധികംവ്യാപിക്കുന്നത് കുട്ടികളിലേക്കും പത്ത്‌ വയസ്സിന് താഴെയുള്ള കുട്ടികളിലേക്കും അതുപോലെതന്നെ ഏർ പ്രായമാർ മായവരിലേക്കുമാണ് ഏറ്റവും കൂടുതൽ ഇത് ശക്തമായി വ്യാപിച്ചിരുന്നത്. ഏർ അതുപോലെതന്നെ എന്തെങ്കിലും അസുഖം മുൻപ് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ ഈ രോഗം ഏർ virus ബാധിക്കുകയാണെങ്കിൽ ആ രോഗത്തിന് മൂർച്ച കൂടുകയും അത് വഴി ഏർ മരണപ്പെടാൻ ഏറെ സാധ്യത കൂടുതലായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഇത് പോലെത്തന്നെ ഏർ ഓരോ ദിവസവും corona യുടെ negative കുറയുന്നതിനോട് negative ആവുന്നതിനോട്

ഏർ മരണ നിരക്കായിരുന്നു കൂടിയിരുന്നത്. അങ്ങനെല്ലേയിരുന്നോ ഓരോ ദിവസവും ഏർ മരണനിരക്കല്ലെയിരുന്നു കൂടിക്കൊണ്ടിരുന്നത് കുറയുന്നതിനേക്കാളും ആ അതെ ആദ്യേ നമ്മുടെ നാട്ടിൽ കുറച്ച് ഒന്ന് രണ്ട്‌ അങ്ങനെ case ഉകളായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. പിന്നീടത് ഏർ അധികം മായി വരുകയും positive ന്റെ എണ്ണം കുത്തനെ ഉയരുകയും negative കുത്തനെ താഴുകയുമാണ് ചെയ്തിരുന്നത്. പിന്നീട് അത് നമ്മൾ എല്ലാവരും ആഹ് അനുസരിച്ച് എല്ലാ നിയമങ്ങളും അനുസരിച്ച് കൊണ്ട് lockdown ഉം എല്ലാതും പാലിച്ചുകൊണ്ട് ഞമ്മളതിനെ താഴ്ത്തുകളായാണ് ചെയ്തിരുന്നത്. താങ്കൾക്കെന്താണ് ഈ ഈ lockdown ക lockdown നെ പറ്റിയിട്ടും red zone അങ്ങനെയുള്ള ഓരോ ഉം സർക്കാർ മുൻ ദ് കരുതലുകളെ പറ്റി പറയാനുള്ളത്? ആ എനിക്ക് lockdown നെ കുറിച്ച് പറയാനാണെങ്കിൽ lockdown നമ്മുക്ക് ഏർ ഒരു ഭാഗം തന്നെ ചിന്തിക്കയാണെങ്കിൽ നമുക്കത് വളരെ ഉപകാരപ്പെട്ടതും ഏർ മറുഭാഗത്തിന്ന് ചിന്തിക്കയാണെങ്കിൽ നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ആയിരുന്നു ഉപകാരമുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുക്ക് പുറത്തിറങ്ങി രോഗമൊന്നും വരാതിരിക്കാനുള്ള സാധ്യതയേറെ കുറവായിരുന്നു നമ്മൾ പുറത്തുകൂടെ പോകുമ്പോളല്ലേ നമ്മുക്ക് ഏറ്റവും കൂടുതൽ രോഗമൊക്കെ അനുഭവപ്പെട്ടിരുന്നത് അഹ് മറ്റുള്ളവരുമായി സമ്പർക്കത്തിലൂടെ ഒക്കെ ആയിരുന്നു ഏർ കൂടുതൽ virus നമ്മളെ ബാധിച്ചിരുന്നത്. അപ്പൊ lockdown കാലത്ത് അതിനൊരു ഏർ ക്ഷമനം കണ്ടു എന്ന് തന്നെ പറയാം. ഏർ പിന്നെ അത് പോലെത്തന്നെ നമ്മളെ ബുദ്ധിമുട്ടിലാക്കിയത് ഈ lockdown കാലത്ത് എന്താന്ന് വെച്ചാല്‍ നമ്മുക്ക് നമ്മുടെ ജോലികൾ എല്ലാം നഷ്ടപ്പെട്ടു ആഹ് സാമ്പത്തികമായി നമ്മൾ വളരെയധികം താഴെയായി ഏർ പലരും ദരിദ്രരായി അഹ് തൊഴിലില്ലായിമയും ഏർ ദാരിദ്രവും എല്ലാം ഈ lockdown കാലത്തും ഏർ മഹാമാരി നമ്മളെ ഏർ കൊണ്ടെത്തിച്ചു എന്ന് തന്നെ വേണം ഏർ പറയാനായിട്ട് lockdown നമ്മുക്ക് നൽ രണ്ട്‌ വശത്ത് നിന്നും ചിന്ടിക്കാണെങ്കിൽ നല്ലതും

ആ lockdown കാലത്ത് ഗുണങ്ങളും ദോഷങ്ങളും നമ്മുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഗുണ ഗുണങ്ങളെന്ന് പറയുന്നത് ഏർ നമ്മുക്ക് ഒരുപാട് ക്ഷമിക്കാനും ഒരുപാട് frustration അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഏർ അടിക്ക് അടക്കുവാനും ഞമ്മളുടെ വീട്ടുമായിട്ട് വീട്ടിലെ ആളുകളുമായിട്ട് ഒരുപാട് സംസാരിക്കാനും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും സാധിച്ച് പക്ഷെ ഏർ ദോഷങ്ങളെന്ന് പറയുന്നത് അഹ് നമ്മുടെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടേയും

corona vaccine നേപ്പറ്റി പറയാനുള്ളത് അത് നമ്മുക്ക് ഒരുപാട് ആഹ് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ അതെ vaccine നെ പറ്റി പറയാണെങ്കി നമ്മുക്ക് ഗുണങ്ങളും തന്നെയാണെന്ന് വേണം പറയാൻ എന്ന വല്ലാതെ അങ്ങ് ഇല്ല ഏർ vaccine ഏർ ആദ്യമൊക്കെ പ്രായമായ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ആയിരുന്നു വാ അല്ല പ്രായമായ ആൾക്കാർക്ക് ആയിരുന്നു ഈ vaccine ഇരുന്നത്. പിന്നെ പതിനെട്ട് വയസിന് മുകളിലുള്ളവർക്കൊക്കെ ആയിരുന്നു അഹ് പിന്ന അത് പതിനഞ്ച് വയസ്സ് അങ്ങനെ താഴ്ന്ന് എല്ലാവർക്കുമായി ഈ vaccine ചെയ്യല്. vaccine ഗുണമെന്ന് തന്നെ വേണം പറയാനായിട്ട് ഇപ്പൊ ആദ്യം രണ്ട് vaccine ഒക്കെ ആയിരുന്നു ഏർ സർക്കാര് ന് ഏർ ആരോഗ്യ മേഖലയുമൊക്കെ നിർദേശിച്ചിരുന്നത്. പിന്നെ അത് ഏർ മൂന്ന് vaccine ഒക്കെ ആയി ആഹ് താങ്കൾ vaccine എടുത്തുട്ടുണ്ടോ അതെ ഞാൻ രണ്ട്‌ dose vaccine എടുത്തുട്ടുണ്ട്. താങ്കളും vaccine എടുത്ത് ന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയല്ലേ? ആ അതെ ഞാനും എടുത്തിട്ടുണ്ട്. പിന്നെ ഏർ നമ്മുക്ക് ഈ corona കാലത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ആണെന്ന് താങ്കൾക്കൊന്ന് പറയാമോ

പിന്നീട് പുറ ഏർ പുറത്തിറങ്ങാതിരിക്കുക സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക അന്നി എന്നിങ്ങനെയാണെന്ന് lockdown കാലത്തുള്ള നിയമങ്ങൾ ആ അല്ലെ ല്ലേ ഇതൊക്കെത്തന്നെയാണ് lockdown കാലത്തുള്ള നിയമങ്ങൾ നമ്മൾ ഇപ്പൊതും ഇപ്പോഴും അത് ചെയ്യണമെന്ന് തന്നെയാണ് ഏർ ഞാൻ പറയുന്നത്. ഇത്രയും പറഞ് തന്നതിന് ഏർ നിങ്ങൾക്ക് നന്ദി നമ്മുക്ക് ഈ വിഷയം ഇവിടെ നിർത്താം ഏർ വീണ്ടും അടുത്ത വിഷയയുമായി നമ്മുക്ക് സംസാരിക്കാ നന്ദി നമസ്കാരം എൻ്റെ പേര് ശംസുദ്ധീൻ യാത്രയെ കുറിച് പറയാണെങ്കിൽ പ്രധാനമായും വിനോദത്തിനും ആനദതിനുമായി സ്വന്തം നാട് വിട്ടു നടത്തുന്ന യാത്രകളാണ് വിനോദ സഞ്ചാരം അല്ലെങ്കിൽ tourism എന്നറിയപ്പെടുന്നത് ഇത് കുണ കൂടാതെ വാണിജ്യാവശ്യത്തിനും medical ആവശ്യത്തിനും സുഖ സി ചികിത്സക്കും ഒക്കെയായി നടത്തുന്ന ദൂര യാത്രകളും സാധാരണയായി വിനോദ സഞ്ചാരത്തിൻ്റെ പതിൽ ഉൾപ്പെടുത്താറുണ്ട് tourism ആഭ്യന്തരമോ യാത്രക്കാരൻ്റെ സ്വന്തം രാജ്യത്തിനുള്ളിൽ അല്ലെങ്കിൽ അന്തർ ദേശീയമോ ആകാം world economic forum പ്രസിദ്ധീകരിച്ച travel and tourism competetancereport ൽ ഇന്ത്യ നിലവിൽ മുപ്പത്തിനാലാം സ്ഥാനത്താണ് ഇന്ത്യയുടെ GDP ൽ യാത്ര tourism മേഖലയുടെ മൊത്തം സംഭാവന രണ്ടായിരത്തി പതിനേഴിൽ പതിനഞ്ചേ point ഇരുപത്തി നാല് ലക്ഷം കോടി രൂപ ഇരുന്നൂറ്റി മുപ്പത്തിനാലേ point മൂന്ന് billion US dollar ആയിരുന്നു അന്താരാഷ്ട്ര tourism മേഖലയിൽ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ ഒരു പ്രധാന വരുമാന മാർഗമാണ് tourism രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കനുസരിച്ച് അഭ്യന്തര വിദേശ വിനോദ സഞ്ചാരത്തിൽ നിന്ന് കേരളം പ്രതി വർഷം നേടുന്നത് മൂന്ന് ലക്ഷം കോടിയിലേറെ രൂപയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആകെ ഒന്നേ point തൊണ്ണൂറ്റാർ കോടി അഭ്യന്തര വിദേശ വിനോദ സഞ്ചാരികൾ കേരളത്തിൽ എത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് ഒന്നേ point അറുപത്തിയേഴ് കോടിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ആകെ വിനോദ സഞ്ചാരികൾ ഒന്നേ point എമ്പത്തൊമ്പത് കോടി അഭ്യന്തര വിനോദ സഞ്ചാരികളായിരുന്നു ബാക്കി പതിനൊന്നേ point എമ്പത്തൊമ്പത് ലക്ഷം പേർ വിദേശികളായിരുന്നു tourism ത്തിൽ നിന്നുള്ള വരുമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപത്തി അഞ്ചേ point പത്തേ അറുവത്തൊമ്പത് കോടിയിൽ ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ league of നെ ഏർ nations ഒരു വിദേശി tourist നെ കുറഞ്ഞത് ഇരുപത്തിനാൽ മണിക്കൂറെങ്കിലും വിദേശത്തു യാത്ര ചെയ്യുന്ന ഒരാൾ ആയി നി നിർവ്വചിച്ചു അതിൻ്റെ പിൻഗാമിയായ ഐക്യ രാഷ്ട്ര സഭ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ പരമാവധി ആറു മാസം താമസം എന്ന് ചേർത്ത് ഈ നിർവചനം ഭേതഗതി ചെയ്തു tourism സ്ഥിതി കരി ക്ക സ്ഥിതി കരണങ്ങൾക്കും സംബന്ധിച്ച ശുപാർഷകളിൽ recommendation on ടു tourism statics ആയിരത്തിതൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എയ്ക്യ രാഷ്ട്ര സഭ മൂന്ന്‌ തരത്തിൽ tourist നിർവഹിച്ചു ആഭ്യന്തര tourism ഇതിൽ സ്വന്തം രാജ്യത്തിനുള്ളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടുന്നു ഉദാഹരണം കേരളം സന്ദർശിക്കുന്ന ഗുജറാത്തികൾ inbound tourism ഇത് ഒരു രാജ്യത്തേക്ക് മറ്റു രാജ്യത്തെ പൗരന്മാർ നടത്തുന്ന സന്ദർശനമാണ് ഉദാഹരണം ഇന്ത്യ സന്ദർശിക്കുന്ന അമേരിക്കക്കാർ out bound tourism ഇത് സ്വന്തം നാട്ടിലെ പൗരന്മാർ മറ്റു രാജ്യം സന്ദർശിക്കുന്നതാണ് ഉദാഹരണം യൂറോപ് സന്ദർശിക്കാൻ പോകുന്ന ഇന്ത്യക്കാർ മേലെ സൂചിപ്പിച്ചതിൽ നിന്നും ഉരുത്തിരിഞ്ഞ മറ്റു group കൾ national tourism ഇത് അഭ്യന്തര outbound tourism ചേരുന്നതാണ് region tourism ഇത് അഭ്യന്തര inbound tourism ചേരുന്നതാണ് international tourism ഇത് inbound outbound tourism ചേരുന്നതാണ് വിനോദ സഞ്ചാരം യാത്ര എന്നീ പ പദങ്ങൾ ചിലപ്പോൾ പരസ്പരം മാറി ഉപയോഗിക്കാറുണ്ട് ഈ സാഹചര്യത്തിൽ യാത്രയ്ക്ക് tourism ത്തിന് സമാനമായ നിർവചനമുണ്ടെങ്കിലും വിനോദ സഞ്ചാരം കൂടുതൽ ലക്ഷ്യ ബോധമുള്ള യാത്രകൾ സൂചിപ്പിക്കുന്നു tourism ഉൽപ്പന്നങ്ങൾ ഒരു പ്രത്യേക ലക്ഷ്യ സ്ഥാനത്തോടനുബന്ധിച്ചുള്ള പ്രകൃതി സാംസ്കാരിക മനുഷ്യ നിർമിത വിഭവങ്ങൾ ആകർഷണങ്ങൾ സൗകര്യങ്ങൾ സേവനങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ ദൃശ്യവും അദൃശ്യവുമായ ഘടകങ്ങളെല്ലാം tourism ഉത്പന്നത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് world tourism organisation നിർവചിച്ചിരിക്കുന്നു അവരുടെ നിർവചന പ്രകാരം ഒരു tourism ഉൽപ്പന്നം വില നിശ്ചയിക്കപെടുകയും അത് ഒരു വിതരണ channel ലൂടെ വിതരണം ചെയ്യ പെടുകയും ചെയ്യുന്നു tourism ഉത്പന്നം എന്നു പറയുന്നതിൽ താഴെ പറയുന്ന പറയുന്നവയെല്ലാം ഉൾപ്പെടുന്നു കുറഞ്ഞ നിരക്കിൽ home stay കൾ തുടങ്ങി പഞ്ചനക്ഷത്ര hotel വരെയുള്ള താമസ സേവനങ്ങൾ ഭക്ഷണ പാനീയങ്ങൾ ഉൾപ്പെടുന്ന hospitality സേവനങ്ങൾ massage parlour ആയുർവേദ ചികിത്സ കേന്ദ്രങ്ങൾ പോലുള്ള ആരോഗ്യ പരീ പരിരക്ഷ സേവനങ്ങൾ road railway ജല വായു മാർഗങ്ങൾ ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള ഗതാഗത രീതികളും അതിൽ booking വാടകയും travel agency കൾ guide tour tour കൾ tourist ഗരുകൾ മുതലായവ ക്ഷേത്രങ്ങൾ museum ങ്ങൾ ചരിത്ര സ്ഥലങ്ങൾ തുടങ്ങിയ സാംസ്‌കാരിക സേവനങ്ങൾ പ്രാദേശിക വിഭവങ്ങളുടെ ഉൾപ്പടെയുള്ള shopping ഇന്ത്യയുടെ വിനോദ സഞ്ചാര മേഖല ഇന്ത്യയുടെ GDP യാത്ര tourism മേഖലയുടെ മൊത്തം സംഭാവന രണ്ടായിരത്തി പതിനേഴിൽ പതിനഞ്ചേ point ഇരുപത്തഞ്ചു ലക്ഷം കോടി രൂപയിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാലെ point മൂന്ന്‌ billion US dollar എന്ന് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ മു മുപ്പത്തി രണ്ടേ point അഞ്ച്‌ ലക്ഷം കോടി അതായത് നാന്നൂറ്റി തൊണ്ണൂറ്റിരണ്ടേ point ഇരുപത്തിയൊന്ന് billion US dollar ആയി

ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിലെ വിദേശ വിനോദ സഞ്ചാരികളുടെ എണ്ണം പത്തേ അമ്പത്തൊമ്പത് ദശലക്ഷമായിരുന്നു അതെ വർഷം വിദേശ വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിൽ മൂന്നേ point ഇരുപത് ശതമാനത്തോളം വളർച്ച നിരക്ക് നേടുകയും ചെയ്തിട്ടുണ്ട് വിനോദ tourism സ്ഥി സ്ഥിതി വിവരണ കണക്കുകളും ranking കളും അതിർത്തി കടക്കുന്ന വിനോദ സഞ്ചാര യാത്ര യാത്രയുടെ ആകെ എണ്ണം അന്താരാഷ്ട്ര വിനോദ സഞ്ചാരികളുടെ എണ്ണം രണ്ടായിരത്തി പ പന്ത്രണ്ടിൽ ഒന്നേ point മുപ്പത്തഞ്ച്‌ b billion billion ൽ എത്തി രണ്ടായിരത്തി പതിനേഴിൽ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ദശ ലക്ഷം രണ്ടായിരത്തി പത്തിൽ ഇത് തൊള്ളായിരത്തി അമ്പത്തഞ്ച്‌ ദശ ലക്ഷമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും വിനോദ സഞ്ചാര മേഖലയിൽ രണ്ടായിരത്തിൻ്റെ അവസാനത്തിൽ ഉണ്ടായ സാമ്പത്തികമയത്തിൻെ ഫലമുണ്ടായ രാഷ്ട്രത്തിൽ നിന്ന് കരകയറുകയാണ് ഉണ്ടായത് രണ്ടായിരത്തിയെട്ട് രണ്ടാം പകുതി മുതൽ രണ്ടായിരത്തി ഒമ്പത് അവസാനം വരെ tourism ത്തിന് ശക്തമായ മാന്ദ്യം നേരിട്ടു

അന്താരാഷ്ട്ര വിനോദ സഞ്ചാരികളുടെ വരവ് negative ആയി രണ്ട് ശതമാനത്തിൽ ആണ് സംഭവി അവസാനിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ negative വളരെ രൂക്ഷമായി H one N one influence virus പടർന്നു പിടിച്ചതിനാൽ ചില രാജ്യങ്ങളിൽ negative പ്രവണത വർദ്ധിച്ചു രണ്ടയിരത്തി ഒമ്പതിൽ വിനോദ സഞ്ചാരികളുടെ എണ്ണം ലോക വ്യാപകമായി നാലേ point രണ്ട് ശതമാനം ഇടിഞ്ഞ് അന്താരാഷ്ട്ര വിനോദ സഞ്ചാരികളുടെ എണ്ണം എണ്ണൂറ്റി എൺപത് ദശ ലക്ഷം ആവുകയും അന്താരാഷ്ട്ര tourism വരുമാനത്തിൽ അഞ്ചേ point ഏഴു ശതമാനം കുറവ് രേഖപ്പെടുത്തുകയും ചെയ്‌തു രണ്ടായിരത്തി ഇരുപതിൽ covid പത്തൊമ്പത് pandemic lock down യാത്രാ നിരോധ് നിരോധനം വിമാന കപ്പൽ യാത്രയിലെ നിയന്ത്രണം എന്നിവ മൂലം വിനോദ സഞ്ചാരിയുടെ എണ്ണം ഗണ്യമായി കുറവ് കുറവു ഉണ്ടായിട്ടുണ്ട് പുരാതന കാലത്തെ വിനോദത്തിനായി ഒരു വ്യക്തിയുടെ പ്രദേശത്തിനു പുറത്തേക്കുള്ള യാത്രകൾ പ്രധാനമായും സമ്പന്നവർഗത്തിൽ യാത്രമായി മാത്രമായി ഒതുങ്ങിയിരുന്നു സാമ്പത്തികമായി ഉയർന്ന

പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനും വ്യത്യസ്ത രുചികൾ ആസ്വദിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു സുമേറിയൻ രാജാവ് സുൽഫിയുടെ തുടക്ക കാലഘട്ടത്തിൽ road കൾ സംരക്ഷിക്കുന്നതിലും യാത്രക്കാർക്ക് way station കൾ നിർമിക്കുന്നതിലും ഒക്കെ ശ്രദ്ധിച്ചിരുന്നു BC ആയിരത്തി അന്നൂർ മുതൽ ഈജിപ്തിൽ ആനന്ദ ആനന്ദത്തിനായുള്ള യാത്രകൾ കാണാൻ കഴിയും roman republicspable ഉം bio പോലുള്ള ഏർ തീരദേശ resort കളും സമ്പന്നകൾക്കിടയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു roman സവർണർ താങ്കളുടെ ഒഴിവ് സമയം കരയിലോ കടലിലോ ചിലവഴിക്കുകയും അവരുടെ വില്ല റുബാനയിലേക്കോ വില്ല പോവുകയും ചെയ്യുമായിരുന്നു AD രണ്ടാം നൂറ്റാണ്ടിൽ പോയി പോകുന്ന distriction of എഴുതിയ പുരാതന ചൈനയിൽ പ്രഭുക്കൻമാർ ചിലപ്പോൾ തായി പർ പർവ്വതവും ചില അവസരങ്ങൾ അഞ്ചു പവിത്ര പർവ്വതവും മുഴുവനായുമൊക്കെ സന്ദർശിക്കാറുണ്ടായിരുന്നു അപ്പോ live തുടങ്ങി എല്ലാവരും join ചെയ്തു വരുന്നേയുള്ളൂ yes so ഞാൻ കുറെ നേരിങ്ങനെ comment box ൽ കാണുന്നു നിങ്ങൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ update ചെയ്യുന്നുണ്ട് അങ്ങോട്ടു ഇങ്ങോട്ട് ചോദികൊക്കെ ചെയ്യുന്നുണ്ട് Anyways so happy for seeing that എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ school ൽ annual exams ന്റെ preprations നിങ്ങൾ തുടങ്ങി അല്ലെ എല്ലാ ആഘോഷങ്ങളും ആരവങ്ങൾ ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ full പഠിത്തം മാത്രം exams ഒക്കെ അടുത്തു നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ yes Yes very good evening good evening എല്ലാവരുടെയും വിശേഷങ്ങളും ഞാൻ കാണുന്നുണ്ട് good evening hello പറയുന്നവരുണ്ട് സുഖല്ലേ miss എ ചോദിക്കുന്നോരുണ്ട് പിന്നെ സുഖായിട്ട് ഇരിക്കുന്നു i hope that you guys are doing well you guys are fantastic okay നിങ്ങളും നല്ല അടിപൊളിയായിട്ടു പോന്നു തന്നെ miss വിചാരിക്കുവാണ് ദാ എല്ലാവരും നമ്മളൊരു beginning നമ്മള് തൊടങ്ങുന്നതിന് മുൻപ് എന്ത്ചെയ്യണം എല്ലാരും maximum ഒന്ന് നിങ്ങളുടെ friends ന് share ചെയ്യുവാ നിങ്ങളുടെ ഇൻസ്റാഗ്രാമിലോക്കെ ഒന്ന് story ഇട്ടാ മതി link അതേപോലെ നിങ്ങൾ എന്തെയ്യ നിങ്ങടെ വാട്സ്ആപ് group ലൊക്കെ just ഒന്ന് share ചെയ്യ എല്ലാവരടുത്തും നിങ്ങള് പറയുവാ the merchant of വെനീസ് class ഇക്കാണ്

okay yes എല്ലാവരും ഒന്ന് പെട്ടെന്ന് share ചെയ്തേ എല്ലാവരും ഒന്ന് പെട്ടെന്ന് like അടിച്ചേ നിങ്ങളിൽ എല്ലാവരും like ചെയ്യണം അതേപോലെ നാളെ നമ്മുടെ നിങ്ങൾക്കെല്ലാവർക്കും പറയാം എല്ലാവരും നിങ്ങള് എന്ത് ചെയ്യണം അവിടെ പോയിട്ട് നിങ്ങള് നിങ്ങൾക്ക് നോക്കാ അതിൽ like ചെയ്യുവാ അതെ പോലെ അത്രയു powerful ആയിട്ട് നാളെ ഇണ്ടായിരിക്കണം എല്ലാ friends ഇനോടും പറയണം എല്ലാ വാട്സ്ആപ് group ഇലേക്കും നിങ്ങൾ share ചെയ്യണം set അല്ലെ set അല്ലെ yes എല്ലാവരുടേം ആയിട്ടും മൊത്തം ഒരുപാടുപേരുടെ hai തരുവോ miss എ എന്ന് ചോയ്ക്കുന്നുണ്ട് എല്ലാവരോടും ഞാൻ hai പറഞ്ഞു okay yes അപ്പൊ നമ്മുടെ annual exam ൻ്റെ ഒരു preparation time ൽ ആണ് നമ്മടെ അവസാനത്തെ ഒരു time ലാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മക്ക് പഠിക്കാനുണ്ട് ഇംഗ്ലീഷിൽ ഒരുപാട് പാഠങ്ങളുണ്ട് ഇംഗ്ലീഷിൽ grammar പഠിക്കാനുണ്ട് lighting section പഠിക്കാനുണ്ട് appreciation പഠിക്കാനുണ്ട് നമ്മുക്കൊരുപാട് പഠിക്കാനുണ്ട് അല്ലെ അപ്പൊ നമ്മൾ ഏകദേശം എന്താണ് തൊടങ്ങി തൊടങ്ങി തൊടങ്ങി തൊടങ്ങി അവസാന part ഇലേക്ക് നമ്മൾ എത്തി ഇനി നമ്മൾ എപ്പഴും ആണ് അപ്പൊ ഞാൻ എപ്പഴും പറയും നമ്മുക്ക് ഇംഗ്ലീഷിനെ മുഴുവൻ writing session ആണ് വരുന്നതെങ്കിൽ കൂടി നമ്മളെ സംബന്ധിച്ച് ആ writing session നമ്മള് വളരെ correct ആയിട്ട് എഴുതണെങ്കില് we should know what is the chapter നമ്മളെന്തറിയണം നമ്മൾക്ക് ആ chapter എന്താണെന്ന് നമ്മൾ correct അറിഞ്ഞാലേ നമ്മളെ സംബന്ധിച്ച് ആ chapter അല്ലെങ്കി disclose എന്താണ് എഴുതാൻ പറ്റുള്ളൂ പടം എന്താണെന്ന് അറിയാതെ ഒരിക്കലും നമ്മുക്കെന്ത് ചെയ്യാൻ പറ്റൂല്ല നമ്മുക്ക് ഒരിക്കലും disclose ചെയ്യാൻ പറ്റൂല്ല so merchant of venice എന്ന് പറയുന്ന drama നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്‌ടാണല്ലേ നിങ്ങളാണ് respond ചെയ്യേണ്ടത് എല്ലാരും പറഞ്ഞെ merchant of venice ആരാണ് എഴുതിയത് എല്ലാരും comment ചെയ്തേ fast പെട്ടെന്ന് ആരതാ first answer ന്ന് miss നോക്കട്ടെ അൻവറ miss ഞാനാണോ merchant of venice എഴുതിയെ എന്താണെടാ ആരാ first first first yes ആരാ എഴുതിയത് merchant of venice is is written by അത് ശരി എവിടെ ഷേക്സ്പിയർ very good ഷേക്സ്പിയർ ഷേക്സ്പിയറിൻറെ tragedies ല്ലെ ഷേക്സ്പിയറിൻറെ drama എന്താണ് നമ്മൾ tragedies എന്ന് പറയാറുണ്ട് വളരെ ശോകമൂകമായിട്ടുള്ള കൊറേ നാടകങ്ങളുണ്ട് അല്ലെ കരച്ചിലും പിഴിച്ചിലുമായിട്ടുള്ള ചില funny ആയിട്ടുള്ള തമാശകള് ഹാസ്യം നിറഞ്ഞ drama കളുണ്ട് അപ്പൊ ഷേക്സ്പിയറിൻറെ comedy അല്ലെ comedy scale ൽ പെട്ടതാണ് the merchant of Venice എന്ന് പറയുന്നത് ഷേക്സ്പിയറിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാല്ലേ the king of english language അല്ലെ ഇംഗ്ലീഷ് language ൻ്റെ എന്താണ് രാജാവാണ് ആര് ഷേക്സ്പിയർ ഇങ്ങനൊരു കാര്യം കൂടി പറഞ്ഞത് നിങ്ങളോടി ഒരു കാര്യം കൂടി ചോയ്ക്കട്ടെ ഷേക്സ്പിയർ ഇംഗ്ലീഷ് language ൽ എത്ര words contribute ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയുവോ എത്ര ഇംഗ്ലീഷ് വാക്കുകള് ഷേക്സ്പിയർ എന്ന് പറയുന്ന വ്യക്തി ഇംഗ്ലീഷ് ഭാഷയ്ക്ക് നൽകിയിട്ടുണ്ട് is aGKquestian ഒന്നെല്ലാരും guess ചെയ്തേ ഞാനൊരു clue കൂടി തീരം it starts with two രണ്ടിലാണ് തുടങ്ങുന്നത് it starts with two ബാക്കി നിങ്ങൾ എഴുതണം എത്രയാണ് guess ചെയ്യാൻ പറ്റുവോ രണ്ടിലാണ് തുടങ്ങുന്നത് ഷേക്സ്പിയർ എത്ര വാക്കുകള് contribute ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് language ല് ആ വലിയ അഹ് number ഫസിൽ sir ഭയങ്കര GK ൽ ഭയങ്കര പുലിയാണ് ഫസിൽ sir പറയട്ടെ പറയാം അതാരാണ് ജെക്കോ പൗണ്ട് ഷേക്സ്പിയർ ഷേക്സ്പിയറിൻറെ വരിയോ okay

അപ്പൊ എന്റെ മക്കള് എന്താ ചെയ്യണ്ടെന്ന് വച്ചിട്ടുണ്ടെങ്കില് ഞാൻ കുറച്ചൂടെ ആൽക്കറുമായിട്ട് വരാവെ okay ഇതിന്റൊത് error എന്തോ കാണിക്കുന്നുണ്ട് ശരിയാക്കിത്തരാം അപ്പൊ മക്കളെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടോ two thousand ഓ correct തന്നെയാണ് വരട്ടെ hai എല്ലാർക്കും hai ഉണ്ട് അപ്പൊ നാളെ നിങ്ങൾക്ക് ഒരു mega launch ഉണ്ട് ആ launch എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വച്ചാല് എല്ലാവരും exam ന് വേണ്ടി prepare ചെയ്യാനുള്ള പ്‌സൈലം നിങ്ങൾക്ക് കാണിച്ച് തരും correct ഏഴുമണിക്ക് എല്ലാവരും channel ലേക്ക് എത്തണം നമ്മൾ അടിച്ച് പൊളിച്ച് തിമിർത്തു തകർത്ത് അപ്പൊ എന്താണാ launch എന്താണാ plan ന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ okay ആണോ എല്ലാരേം കൂട്ടിട്ട് വേണം വരാന് ഞാൻ കുറച്ചു ക്കൂടി കഴിഞ്ഞിട്ട് ഒന്നൂടി ഓർമിപ്പിക്കും മക്കളോട് ആ കാര്യം ആ launch ൻറെ link എല്ലാം വരുവാൻ സമയാവുമ്പോൾ വരാം അപ്പൊ ഞാൻ പിന്നെ വരാം എനിക്ക് live ഇൽ കേറാനുണ്ട് okay എത്ര വേർ എനിക്കൊന്നു അറിയണം എത്ര വാക്ക് contribute തൊണ്ണൂറായിരം

നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത്‌ ശരിക്കു പറഞ്ഞ മക്കളെ ഇങ്ങള് മനസ്സിലാക്കണം എന്താണ് നമ്മുക്ക് ഇതുപോലെ ഒരു timetable set ചെയ്ത് തരാനോ നമ്മുക്ക് ഒരു systematic systematic ആയിട്ട് ഏത് വിഷയം ആദ്യം പഠിക്കണം ഏത് വിഷയം ആഹ് അഹ് എപ്പോ പഠിക്കണം എത്ര സമയം നമ്മൾ പഠിക്കണം ഇതൊന്നും പറഞ്ഞു തരാൻ നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത്‌ ഇതേ പോലെ യൂട്യൂബ് ഇതേപോലെ app ഒന്നും ഉണ്ടായിരുന്നില്ല so നിങ്ങളെപ്പഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഉണ്ട് നിങ്ങളെ സംബന്ധിച് വളരെ എന്താ പറയുവാ ഒരു നല്ല opportunity ആണ് ഇതേ പോലെ notes ഒക്കെ ആ ഒരു സമയത്ത്‌ നിങ്ങൾ attend ചെയ്യുവാ launch attend ചെയ്താ നിങ്ങക്ക് മനസ്സിലാവും വ്യക്തമായിട്ട് systematic ആയിട്ട് നിങ്ങളെങ്ങനെ പഠിക്കണം എവിടെ നിന്ന് തുടങ്ങണം എത്ര സമയം എടുത്ത് പഠിക്കണം എന്തെല്ലാം വിഷയങ്ങൾ ഏതൊക്കെ order ൽ പഠിക്കണം ഇതൊക്കെ വേറെ എവിടുന്നാ കിട്ടുവാ അപ്പൊ കൂടുതൽ ഞാൻ suspense കളയുന്നില്ല വെറും timetable ഉം study എന്താ study timetable മാത്രല്ല മറ്റൊരുപാട് surprises ഉം നാളെയുണ്ട് അപ്പൊ ഞാൻ അതിനെക്കുറിച്ചു പൊട്ടിക്കുന്നില്ല so നാളെ എന്ത് ചെയ്യുവാ കൃത്യം എല്ലാവരും launch നെത്തുവാ okay yes അപ്പൊ നമ്മള് പറഞ്ഞു twenty thousand അല്ലെ ഇരുപതിനായിരം വാക്കുകൾ ആരാണ് ഇംഗ്ലീഷ് ഭാഷയിൽ contribute ചെയ്തത് ഷേക്സ്പിയർ ആണ് contribute ചെയ്തത് മറക്കരുത് ഷേക്സ്പിയർ ആള് പുലിയല്ലേ ചില്ലറക്കാരനല്ലല്ലോ പുലിയാണ് പുലി okay yes

chapter തുടങ്ങുന്നതിന്റെ മുമ്പ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു കാര്യം present ചെയ്യാനുള്ളത് നിങ്ങളുടെ question of day winner ആണ് നമ്മുടെ ഇന്നത്തെ question of the day winner എന്ന് പറയുന്നത് it is റിസ്‌വാൻ റിസ്‌വാൻ ആണ് പക്ഷെ റിസ്‌വാൻ നമുക്ക് photo അയച്ച്തന്നില്ലാട്ടൊ എന്താണ് റിസ്‌വാനേ നിങ്ങളെന്താണ് ഞമ്മക്ക് photo അയച്ച്തരാഞ്ഞത് റിസ്‌വാൻ ഫോട്ടോ അയച്ചു തരണം ഒരു so റിസ്വാനാണ് നമ്മുടെ winner the volume of water increases Correct ആയിട്ട് ആള് answer ചെയ്തിട്ടുണ്ട് എന്ന് നല്ല beautiful ആയിട്ടുള്ള ഒരു comment ഉം റിസ്‌വാൻ ചെയ്തിട്ടുണ്ട് so റിസ്‌വാൻ നൗഷാദിനെ ഞാൻ എന്താണ് congragulate ചെയ്യാണ് congragulations okay congrats okay അപ്പോൾ റിസ്വാനെ പോലെ നാളെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരും എന്ത് ചെയ്യണം ഇതേപോലെ winner of the day ആയിട്ട് നമ്മുടെ screen ൽ വരണം നമ്മൾ ഇതേപോലെ വിളിച്ചു ഉറക്കെ വിളിച്ച് നമ്മൾ പറയണം ok set ല്ലെ yes so ഇനി നമ്മൾ പാഠത്തിലേക്ക് വരാൻ പോകാണ് മക്കളെ ശ്രദ്ധിക്ക ഷെയ്ക്കസ്പിയരിന്റെ merchant of venice എന്ന് പറയുന്ന ഈ പറയുന്ന play യുടെ theme എന്തൊക്കെയാണ് നിങ്ങടെ മുന്നിലൊരു പുസ്തകം ഉണ്ടോ നിങ്ങടെ കയ്യിൽ pen ഓ pencil ഓ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കാ വളരെ importance ആണ് ഷേക്സ്പിയറിന്റെ ഈ ഒരു chapter merchant of venice എന്ന് പറയുന്ന ഈ നാടകത്തിന്റെ first one നമുക്ക് നോക്കാനുള്ളത് self interest verses love okay self interested self interest എന്ന് പറഞ്ഞാ എന്താണ് നമ്മുടെ സ്വന്തം ഇഷ്ടം സ്വന്തം താൽപര്യം സ്വന്തം താൽപര്യം verses Love love എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരാളോടുള്ള ഒരു സ്നേഹം അതേപോലെ the divine quality of mercy the divine quality of mercy ദയ കാണിക്കൽ മനുഷ്യരോട് ദയ കാണിക്കുന്നത്

ദയ കാണിക്കാം മനസ്സിലായോ എഴുതിവെക്കെണംട്ടൊ അടുത്തത് friendship friendship എന്ന് പറയുന്ന നല്ലൊരു theme തന്നെയുണ്ട് ഷേക്സ്പിയറിന്റെ ഈയൊരു drama യിൽ നമുക്ക് കാണാൻ പറ്റും so merchant of Venice മറ്റൊരു theam ആണ് സൗഹൃദം

hatred എന്ന് പറഞ്ഞാൽ എന്താ വെറുപ്പ് അപ്പൊ hatred വെറുപ്പ് it is a cyclical phenomenon അതെന്താണ് തുടർന്ന് കൊണ്ടിരിക്കുന്ന okay തുടർന്ന് കൊണ്ടിരിക്കുന്ന ഒരു phenomenon പറയുന്നൊരു പ്രക്രിയ okay അതായത് എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഇന്നീ ലോകത്ത് ഇണ്ടാവുന്ന വെറുപ്പ് എന്ന് പറയുന്ന ഉണ്ടാവുന്നുണ്ട് ഇങ്ങന ഇങ്ങന ചുറ്റിക്കറങ്ങി കൊണ്ടിരിക്കുന്നുണ്ട് അത് continues process പോലെയൊക്കെ അപ്പൊ hatred are the cyclical phenomenon എന്ന ഒരു theme എന്തുണ്ട് നമ്മുടെ ഈ ഒരു drama യ്ക്കുണ്ട് അടുത്തത് ആണ് prejudice prejudice okay prejudice എന്ന് പറഞ്ഞ എന്താ നമ്മൾ മുൻകൂട്ടി കാണാം മുൻകൂട്ടി പറയാം okay മുൻകൂട്ടി ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത് prejudice എന്ന് പറയും next നോക്കിയേ revenge revenge എന്ന് പറഞ്ഞാ എന്താണ് revenge നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാരിക്കും അല്ലെ revenge എന്ന് പറഞ്ഞ വാക്ക് revenge നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാരിക്കും revenge എന്ന് പറഞ്ഞാ എന്താ KGF കണ്ടോർക്കും എന്താലും അറിയാ എന്താ revenge ന്ന് പ്രതികാരം അല്ലെ revenge എന്ന് പറഞ്ഞാ പ്രതികാരം so revenge എന്താണെന്ന് ഇതിന്റെ മറ്റൊരു theme അടുത്തത് നോക്കിയേ wealth ആണ് wealth means എന്താണ് സമ്പത്ത് അല്ലെ പണം സ്വത്ത് സമ്പത്ത് ഇതും എന്താണ് ഈ നാടകത്തിന്റെ ഒരു near play യുടെ theme ആണ് അപ്പൊ ഈ themeses ഒക്കെ എത്ര നമ്മൾ discuss ചെയ്തു one two three four five six seven നമ്മൾ എത്ര themes dis ഏർ discuss ചെയ്തു നമ്മൾ ഏഴു theme ആണ് ഇവിടെ discuss ചെയ്തത് ഈ ഏഴു theme ഉം have you all written in your book നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയോ എല്ലാവരും എഴുതിയോ നിങ്ങളുടെ പുസ്തകത്തിൽ ഈ theme ഏഴു theme നമ്മൾ discuss ചെയ്തിട്ടുണ്ട് ഏഴു theme ഏഴു theme നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടായിരിക്കണം എഴുതിയോ yes or no yes okay അപ്പൊ നമ്മള് theme പഠിച്ചു എന്ന പിന്നെ ഇതിന്റെ theme നമ്മൾ discuss ചെയ്തു ഇനി നമ്മൾ discuss ചെയ്യാൻ പോന്നത് ആരൊക്കെയാണ് character ഷേക്സ്പിയറിന്റെ ഈ ഒരു നാടകത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഷേക്സ്പിയറിന്റെ merchant of venice ലെ characters first one നമ്മൾ പഠിക്കാൻ പോന്നത് നമ്മൾ ഇനി ചെയ്യാൻ പോന്നത് it is none other than the hero of our drama or play അന്റോണിയോ അന്റോണിയോ ആണ് ആരാണ് അന്റോണിയോ അന്റോണിയോ is a christian venician merchant അദ്ദേഹം ഒരു വെനീസ് വെനീസിലെ ഒരു merchant ആണ് ഒരു കച്ചവടക്കാരനാണ് വ്യാപാരിയാണ് christian ആണദ്ദേഹം okay ഏത് മതവിശ്വാസിയാണ് അന്റോണിയോ christian ആണ് who has to taken loan on his name for his friend ബസ്സാനിയോ

ആ loan എടുത്തു കൊടുക്കുന്നത് കാണുമ്പോൾ കാര്യങ്ങൾ നമ്മളീ നാടകത്തിൽ പഠിക്കുന്നുണ്ട് അപ്പൊ അന്റോണിയോ ആണ് ആദ്യത്തെ കഥാപാത്രം okay set അല്ലെ set അടുത്തത് അടുത്ത നോക്കിയേ second character is ബസ്സാനിയോ ബസ്സാനിയോ നമ്മളീ photo യിൽ കാണുന്നത് പോലൊരു വളരെ clean shave ഒക്കെയായിട്ട് നല്ല സുന്ദരസുമുഖൻ നല്ല chocolate hero നല്ല romantic hero ഒരു പാവം sensitive മനുഷ്യൻ നോക്കിയേ ഇവിടെ He is Antonio's friend who wants to take a loan in order to marry പോർഷ്യ ബസ്സാണിയോ ആരാണ് അന്റോണിയോയുടെ friend ആണ് who wants to take a loan അന്റോണിയോയുടെ സാഹായം ആർക്ക് വേണം ബസ്സാനിയോയ്ക്ക് വേണം ബസ്സാനിയോയ്ക്ക് ഇഷ്ടോ അഹ് ഇഷ്ടം means ബസ്സാനിയോ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് ബസ്സാനിയോയുടെ lover ആണ് പോർഷ്യ so പോർഷ്യയെ കല്യാണം കഴിക്കണമെങ്കിൽ അത്യാവശ്യം കുറച്ച പൈസയുടെ ആവിശ്യമുണ്ട് ആ പൈസ കിട്ടണമെങ്കിൽ ബസ്സാനിയോയുടെ ഉത്തമ സുഹൃത്തായ അന്റോണിയോ എന്ത് കൊടുക്കണം loan എടുത്ത് കൊടുക്കണം പൈസ കൊടുത്ത് സഹായിക്കണം അവിടെയാണ് എന്ത് നമ്മുടെ കഥ തുടങ്ങുന്നത് അപ്പൊ ബസ്സാനിയോയും അന്റോണിയോയും ചങ്ക് ആണ് അല്ലെ ബസ്സാനിയോക്ക് അന്റോണിയോയും എന്താണ് ചങ്കാണ് രണ്ടുപേരും ചങ്കാണ് അടുത്തത് ഷൈലോക്ക് അടുത്തത് ആരാ വരുന്നത് ഷൈലോക്ക് ആണ് വരുന്നത് ഷൈലോക്ക് ആരാണ് a Jewish money lender Jewish ആണ് ജൂതക്കാരനാണ് money lender എന്ന് പറഞ്ഞാൽ എന്താണ് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളാണ് നമ്മുടെ ഷൈലോക്ക് his daughter jessica loves with ലോറെൻസോ ജെ അദ്ദേഹത്തിന്റെ മകളാണ് ജെസീക്ക ജെസീക്കയ്ക്ക് ആരെയാണ് ഇഷ്ടം ലോറെൻസിനെയാണ് ഇഷ്ടം he demands to have a pound of antonio's flesh if the loan cant be paid ഷൈലോക്ക് എന്താണ് പേര് പോലെത്തന്നെ കുറു ഭയങ്കര കുരുട്ട് ബുദ്ധിയാണ് ഭയങ്കര കുശാഗ്ര ബുദ്ധിക്കാരനാണ് ആര് നമ്മുടെ ഷൈലോക്ക് ഷൈലോക്കിന്റെ demand എന്ത് ചെയ്യുന്നു നമ്മുടെ അന്റോണിയോ അഹ് loan എടുത്ത പൈസ തിരിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ തിരിച്ച് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് വേണം അന്റോണിയോയുടെ ശരീരത്തിന്ന് ഒരു pound മാംസം flesh എന്ത് ചെയ്യാം ഇദ്ദേഹത്തിന് മുറിച്ചെടുക്കാം അതാണ് ആര് വച്ചത് കർക്കശക്കാരനായ ദുഷ്ടചിന്താഗതിക്കാരനായ bloody fool ആയ ഷൈലോക്ക് വച്ചതല്ലേ yes so അടുത്തത് പോർഷ്യ പോർഷ്യ പേര് പോലെത്തന്നെ ആൾ പോർഷ് ആണ് അല്ലെ full rich ആണ് okay പോർഷ് നമ്മടെ പോർഷ് വണ്ടി നമ്മള് പറയുവാ പോർഷ് people ന്നൊക്കെ നമ്മള് പറയും so പേര് പോലത്തെന്നെ ആളാണ് നമ്മടെ പോർഷ്യയും she is a christian women from ബെൽമോണ്ട് ബെൽമോണ്ട് ആണ് പോർഷ്യയുടെ സ്ഥലം അവിടെയുള്ളൊരു ക്രിസ്ത്യൻ യുവതിയാണ് നമ്മുടെ പോർഷ്യ she is supposed to marry according to the wishes of her father പോർഷ്യ വളരെ decent girl ആണ് പോർഷ്യയുടെ അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ട് മരിക്കുന്നതിന് മുൻപ് നല്ലൊരു പണി കൊടുത്തിട്ടാണ് പോയത് പോർഷ്യയ്ക്ക് അദ്ദേഹം പോർഷ്യയെ വളരെ സുരക്ഷിതമാക്കാൻ വേണ്ടി അച്ഛനെന്ത് ചെയ്തിട്ടുണ്ട് വ്യവസ്ഥകൾ വച്ചിട്ടുണ്ട് ആ വ്യവസ്ഥകളൊക്കെ പാലിച്ച അതൊക്കെ എന്താണ് നല്ല രീതിയിൽ പാലിച്ച ആൾക്ക് മാത്രമേ പോർഷ്യയെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ she arrives in the court of venice thus as the man who save antonio from the ഈ കഥയുടെ അവസാന ഭാഗം എന്താണ് അവള് കോടതിയിൽ വരുന്നുണ്ട് ഒരു ആൺ വേഷം കെട്ടിട്ട് അല്ലെ well dressed ആയിട്ട് നമ്മുടെ പോർഷ്യ വരുന്നു അന്റോണിയോയെ രക്ഷിച്ച കൊണ്ട് പോകുന്നു so പോർഷ്യ ബെൽമണ്ടിലെ ഒരു ക്രിസ്ത്യൻ യുവതിയാണ് അതീവ സുന്ദരിയാണ് beautiful ആ അല്ലെ നിങ്ങളെ പോലെത്തന്നെ notorius good നു അതെന്ത് good ആണെടോ notorius good notorius good ഉം good ന്ന് പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുവാ മെച്ചപ്പെട്ട അതിന്റെരണ്ട് extreme ആയിപോയല്ലോ okay okay ശരി അപ്പൊ ഇത് ഇതാണ് നമ്മുടെ important ആയിട്ടുള്ള characters അടുത്ത നമ്മക്ക് just ഒന്ന് മെറീസയെ കൂടി പരിചയപ്പെടാം she is a friend of പോർഷ്യ പോർഷ്യയുടെ വളരെ intimate friend ആണ് മെറീസാ Intimate ന്ന് പറഞ്ഞാ വളരെ friend ആയിട്ട് trustfull ആയിട്ടുള്ള വളരെ വിശ്വസിക്കാൻ പറ്റുന്ന okay മെറീസയെ അത്രയ്ക്ക് വിശ്വാസാ ആർക്ക് പോർഷ്യക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടുമിങ്ങോട്ടും friend ആണ് okay ഭയങ്കര best friend ഭയങ്കര besties ആണ് അപ്പോ ഇത്രയുമാണ് important ആയിട്ടുള്ള characters Okay അല്ലെ എല്ലാവരും okay അല്ലേ characters set ആണോ set ആണെങ്കിൽ just ഒന്ന് എല്ലാവരും രണ്ട് തീ കത്തിച്ചെ രണ്ടേ രണ്ട് തീ ട്ടൊ രണ്ട് തീ കത്തികൂ തീ കത്തിച്ചോ ഞാനൊരു തീയും കാണുന്നില്ല

Heart കാണുന്നു തീ കാണുന്നില്ല heart ന്റെ പല എന്താ different types of version all can seen here okay അപ്പോ characters set ആണ് characters നമ്മൾ ശരിക്കും പഠിക്കണം ഒരു play പഠിക്കുന്ന സമയത്ത് ട്ടോ characters മാറിപൊവരുത് confused ആവരുത് okayset അ so നമ്മൾക് ഇനി പഠിക്കാൻ ഉള്ളത് ഇതിന്റെ summary ആണ് എന്താണ് merchant of venice എന്ന് പറയുന്ന ഈ play so അതാണ് ഇനി discuss ചെയ്യാൻ പോകുന്നത് എല്ലാവരും ready അല്ലേ എൻറെ മക്കളൊക്കെ ready യല്ലേ മാളവിക എല്ലാവരും ready യല്ലേ മുനീർ മോൻ മുനീർ മോൻ ഒക്കെ account ഞാനിവിടെ കാണുന്നു yes so ഇവിടെ നമുക്ക് നോക്കാം മുനീർ മോനും മാളവികയും ഉർമ്മിളയും ജോൺ വർഗീസ് സാനിയ എല്ലാവരും ready ആയിട്ട് ഇരിക്കാന്ന് എനിക്ക് അറിയാം നമ്മുടെ summary യിലേക്ക് നമുക്ക് കടക്കാം the merchant of Venice plot opens with Antonio, who is the Venetian person merchant sitting in a state of depression